സൈനിക സഹായ വ്യവസ്ഥ എന്ന് മറ്റേ സൈന്യത്തിന് ഓരോ രാജ്യത്തിനു കൊടുക്കുന്ന കണ്ടു ചെറിയ ചെറിയ പ്രശ്നങ്ങള്‍ ഉണ്ടാക്കിയ അതല്ലേ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതല്ല അങ്ങനെയല്ല. ഒരു രാജ്യത്തിന്‍റെ protection ഉ വേണ്ടീട്ട് ഇംഗ്ലിഷുകാരുടെ അവരുടെ രാജ്യത്തിന്‍റെ തലസ്ഥാനത്ത് നിര്‍ത്തും.

രാജ്യങ്ങളായിരുന്നു നോക്കിയിരുന്നെ. ആ നാട്ടില് നാട്ടുരാജ്യങ്ങള് ഇത് നോക്കുമ്പോ അത് ഈ സൈനിക സഹായ വ്യവസ്ഥയില് സൈനിക ചെലവ് മുഴുവന്‍ നോക്കുമ്പോ നാട്ടു രാജ്യക്കാര്‍ക്ക് വന്‍ നഷ്ടങ്ങള്‍ സംഭവിച്ചു അവര്‍ക്ക് ഇത്‌ന്നു കിട്ടിയിരുന്നെല്ലാം ഒരു protection മാത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ food ഉം പിന്നെ ആയുധങ്ങള് അവര്‍ക്ക് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഇവര് പൈസ സ്വന്തമായിട്ട് കൈയീന്ന് എടുത്തിട്ടു ചെയ്യേണ്ടിയിരുന്നു. ഇവര് ഒരുപാട് നികുതിക്ക് ഇരയായിരുന്നു നാട്ടുരാജ്യങ്ങള്. നികുതിയൊന്നും അടക്കാന്‍ കഴിയാതെ അവര് കൃഷിഭൂമിയൊക്കെ വിറ്റിട്ട് അങ്ങനെയൊക്കെയായിരുന്നു സൈനികര്‍ക്ക് പണം നല്‍കിയിരുന്നത്. അവര്‍ക്ക് ഉയര്‍ന്ന ശമ്പളം ഉണ്ടായിരുന്നു. ആ ശമ്പളം കൊടുക്കാന്‍ വരെ ഈ നാട്ടുരാജ്യക്കാര്‍ക്കായി അവരുടെ സ്ഥലം വിറ്റിട്ടായിരുന്നു പണം നല്‍കിയിരുന്നത്. അന്നത്തെ രാജ്യങ്ങള്‍ നല്ല എടങ്കേറായി മറ്റേ രാജാക്കന്മാരോക്കെ നല്ല എടങ്കേറായി പോയി അല്ലേ? ആഹ് ഇതില് first അംഗമായി ചേര്‍ന്നത് ഹൈദരാബാദിലെ നിസാമായിരുന്നു. ഈ സൈനിക സഹായ വ്യവസ്ഥയില് first അംഗമായി ചേര്‍ന്ന രാജ്യം. എന്നിട്ട് ഇതിന്‍റെ അവസാനം എന്താ ഇണ്ടായത് പോലെ. ഏർ അത് അവസാനായിട്ട് വലിയ സൈനിക സൈനികര്‍ക്ക് ഈ ശമ്പളവും, അധിക ശമ്പളം ഒന്നും കൊടുക്കാന്‍ കഴിയാതെ ആയതുകൊണ്ട് ഞമ്മടെ നാട്ടുരാജ്യങ്ങള്‍ ഈ സൈനിക വ്യവസ്ഥ വേണ്ടാന്നു പറയും. പക്ഷേ അതൊന്നും company ക്ക് പറ്റിയിരുന്നില്ല. Company ഇവര്‍ക്ക് അധിക നികുതിയും, കാര്യങ്ങളുമൊക്കെ ചുമത്തി നാട്ടുരാജ്യങ്ങളെ ഇല്ലാതാക്കും. എന്നിട്ട് ആ നാട്ടുരാജ്യങ്ങള് ഒഴിവാക്കിട്ട് ഓര് ഇംഗ്ലീഷ് company യോട് കൂട്ടിചേര്‍ക്കലായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ആ സമയത്ത് നടന്നയായിരുന്നു ലയന സിദ്ധാന്തം. അങ്ങനെ കൊറേ യുദ്ധങ്ങള് നടന്നു. അതില് ഈ ലയന സിദ്ധാന്തത്തില് പറയുന്നത് രണ്ട് മൂന്ന്

പിന്നെ ആ company യുടെ grand ഉം ഒണ്ട് ഏർ ഇതില് ഒന്നാമത്തെ വിഭാഗത്തില്‍ പെട്ട നാട്ടുരാജ്യങ്ങള് ഭരണാധികാരികള് നാട്ടുരാജ്യങ്ങള്‍ക്ക് ഉണ്ടായിരുന്ന പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു അവകാശമായിരുന്നു ഈ ദത്താവകാശം. അതായത് രാജാവ്‌ മരിച്ചു കഴിഞ്ഞാല്‍ ദത്തുപുത്രനെ രാജാവായി നിയമിക്കുന്നത്. ഇന്‍ഡ്യയില്‍ പണ്ട് മുതലേ രാജ ആയിരുന്ന സമയത്ത് സ്ഥാപിച്ചു വന്ന ഒരു അതീ East India Company എടുത്തുകളഞ്ഞു അതീ company യുടെ അതീതമായി ജീവിക്കുന്നവര്‍ക്ക്

പണ്ടത്തെ നാട്ടുരാജ്യങ്ങളൊക്കെ ഭയങ്കരം അല്ലാ ast india company നാട്ടുരാജ്യങ്ങളൊക്കെ ഒരു ദുരിതങ്ങള്‍ അനുഭവിച്ചു. പിന്നെ അവര്‍ക്ക് ഈ നികുതി അമിതമായ നികുതി ചുമത്തി. അതിനെ കുറിച്ചറിയോ? നികുതി വ്യവസ്ഥ അറിയോ?

പിന്നെ അങ്ങനെ കുറച്ചു ഓര് കൊറേ ആള്‍ക്കാര് നികുതി കൊടുക്കാനില്ലാതെ സ്ഥലത്തെ company ക്ക് വിട്ടുകൊടുത്ത് പിന്നെ അങ്ങനെ മറ്റേ അങ്ങനെ കൊറേ എടങ്കേറാകുകയും, പിന്നെ പട്ടിണികാരണം കൊറേ മരിച്ചു വീഴുകയും ചെയ്തിട്ടില്ലേ. ആഹ് ഈ കര്‍ഷകര് അവരുടെ ഭൂമിക്കു നികുതി കൊടുക്കേണ്ടി വന്നു.

എന്നിട്ട് ഇംഗ്ലീഷുകാരുടെ നികുതി അടയ്ക്കുകയാണ്. പിന്നെ ഈ പലിശയ്ക്കു വാങ്ങിയ പണം തിരിച്ചടയ്ക്കാനില്ലാതെ അവരുടെ സ്ഥലങ്ങളൊക്കെ വിറ്റ്‌ സ്ഥലങ്ങള് മുഗള്‍ ചക്രവര്‍ത്തിമാര് പിടിച്ചെടുക്കും. അതായത്, മുതലാളിമാര് പിടിച്ചെടുക്കും. പിന്നെ അവര്‍ക്ക് സ്വന്തമായി കൃഷി ചെയ്യാന്‍ ഭൂമിയില്ലാതെയായി തീരുകയും അങ്ങനെയൊക്കെയാ ഈ പണ്ട് കലാപങ്ങള്‍ ഉണ്ടായത്. ഈ കര്‍ഷകര്‍ക്ക് രൊക്കെ ഈ കൃഷി ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഈ ചക്രവര്‍ത്തി സമരങ്ങള്‍ ചെയ്യാന്‍ തുടങ്ങി. ഇതേ മാതിരി പണ്ട് അതായത് രണ്ടു വിഭാഗക്കാര് ഈ താഴ്ന്ന ജാതിക്കാരി പെട്ട ആദിവാസി വിഭാഗക്കാര് കുറിച്യക്കാര് കുരിച്യരും, കുറുമ്പരും ആഹ് ഈ രണ്ടു വിഭാഗത്തി പെട്ടവര് ഈ മലയോര മേഖലയിലായിരുന്നു കൃഷി ചെയ്തിരുന്നത്. അവര് ആഹ് വയനാട്ടില് ഈ നാട്ടുരാജ്യങ്ങളുമായി ഒന്നും അതായത് ഈ ബംഗാളില്, ബീഹാര്‍, ഒറീസ ഈ സ്ഥലങ്ങളിലൊക്കെ ഇവരീ ഈ നാട്ടുരാജ്യങ്ങളായിട്ടൊന്നും വല്യ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവര്ക്ക് വയനാട്ടി മലയോര പ്രദേശങ്ങളിലാ കൃഷി. പക്ഷേ, അവരീ കൃഷി ചെയ്തു തുടങ്ങണ സമയത്ത് കൃഷി ചെയ്ത് വിളവെടുക്കണ സമയമാകുമ്പോഴേക്കും ഈ company ക്കാര്‍ കയറി വരും. East India company ക്കാര് അവര് വന്നു ഇവര്‍ക്കെതിരെ നല്ല ഉയര്‍ന്ന ചുമത്തും. അവര് ഈ നികുതി കൊടുക്കാന്‍ ആയത് പോലെ ഏർ ലാഭത്തിനു നികുതിയൊക്കെ കൊടുക്കും. പിന്നെ ഇവര് നികുതി ചുമത്തുമ്പോ ഇതൊന്നും ഇവര്‍ക്ക് കൊടുക്കാന്‍ ഇല്ലാതെയാവും. ആ സമയത്ത് ഈ east india company അതായത് നമ്മടെ ഈ സാന്താള്‍ സാന്താള്‍മാരും, കുരിച്യരുമൊക്കെ വന്‍ യുദ്ധം നടത്താന്‍ ഇതാക്കി. ഇത് പണ്ട് നടന്ന കലാപത്തില് ഇവര് അമ്പും, വില്ലുമൊക്കെ ആയിരുന്നു ഇവര് ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നത്. അതായത്, ബ്രിട്ടീഷുകാര്‍ക്ക് അടിച്ചമര്‍ത്താന്‍ കഴിയാത്ത ഒരു പ്രക്ഷോഭമായിരുന്നു അന്നത്തേത്. ഒരു വിപ്ലവമായി മാറി. സാന്താള്‍മാര് അമ്പും, വില്ലുമൊക്കെ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെയൊക്കെ ആക്രമിച്ച് ആഹ് അവരുടെ രാജ്യങ്ങളൊക്കെ കീഴടക്കി. ഇത് പിന്നീട് ബ്രിട്ടീഷുകാര് കൂടുതല്‍ സൈന്യത്തെ ഇറക്കിയിട്ട്‌ മറ്റു നാട്ടുരാജ്യങ്ങളില്‍ നിന്നും, ഇവിടുന്നുമൊക്കെ ആള്‍ക്കാരെ ഇറക്കി നമ്മളെ ഈ വിഭാഗത്തെ ഇല്ലാതാക്കി. അങ്ങനെയാണ് ഇനി ഈ ആയിരത്തി അഞ്ഞൂ എണ്ണൂറ്റി അമ്പത്തിയേഴിലെ വിപ്ലവം അറിയോ?

ആയിരത്തി എണ്ണൂറ്റി അമ്പ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ വിപ്ലവം എന്ന് പറയുന്നത് മറ്റേ എല്ലാവരും കൂടെ ചേര്‍ന്ന് നിന്നാണ് ആ വി

ആഹ് എനിക്കതിനെ പറ്റീട്ട് കൊറച്ചൊക്കെ അറിയാം. ഞാന് പറഞ്ഞുതരാം നിനക്ക് കേട്ടോ.

ആഹ് ഈ യുദ്ധത്തില്‍

നികുതി ചുമത്തി. ഈ അമിത നികുതി ചുമത്തിയതൊക്കെ. പിന്നെ ഉണ്ടായ പിന്നെ ഉണ്ടായ പ്രധാന കാരണം എന്ന് പറയണത് Hello

ആഹ് ഞാനിനി എനിക്കറിയണയത് ഒന്ന് പറഞ്ഞുതരാം ട്ടോ. പത്തൊമ്പതാം നൂറ്റാണ്ടിന്‍റെ പൂര്‍വാദിക്കില് ബ്രിട്ടീഷ് കൊളോണിയല്‍ ഭരണാധികാരികള്‍ നടപ്പിലാക്കിയ ദ്രുതഗതിയിലുള്ള പാശ്ചാത്യവല്‍ക്കരണം ഇന്‍ഡ്യയില്‍ പൊതുവേ അസ്വസ്ഥ അസ്വസ്ഥജനകീയ ഒരന്തരീക്ഷം സൃഷ്ടിച്ചു ട്ടോ. കേള്‍ക്കുന്നു. Back ground ഇല് എന്തോ പ്രശ്നം

അവിടത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാര് ഉപയോഗിച്ചിരുന്ന ഒരു തോക്ക് ഉണ്ട്. അതായത് enfield gun ഇതില് ഉപയോഗിച്ചിരുന്നത് ഈ പന്നിയുടെയും, പന്നി, പശു എന്നിവയുടെയൊക്കെ ഈ കൊഴുപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇത് ഇതായിരുന്നു bullet. ഇത് നമ്മടെ പന്നി എന്ന് പറയുന്നത് മുസ്ലീങ്ങള്‍ക്ക് ഹറാം ആയ കാര്യം അല്ലേ. മുസ്ലീങ്ങള്‍ നോക്കാത്ത കാര്യം ആണ്. മുസ്ലിങ്ങള്‍ കഴിക്കുകയും ഒന്നും ചെയ്തിരുന്നില്ല. അതേമാതിരി പശുവിനെ ഹിന്ദുക്കള്‍ക്കും ഇതായിരുന്നു. അത് കാരണം ഈ മുസ്ലിം വിഭാഗക്കാരും, ഹിന്ദു വിഭാഗക്കാരും ഇതിനെതിരെ വന്‍ പ്രക്ഷോഭം നടത്തി. ഈ മുസ്ലിങ്ങളെയും, ഹിന്ദുക്കളെയും പണ്ട് ബംഗാള്‍ വിഭജനത്തിലൂടെ രണ്ടു ആക്കി വിഭജിച്ചതല്ലാരുന്നോ. അവര് ഒന്ന് ഒരുമ്മി ച്ചു ശക്തിയാകുമ്പോ ഈ ബ്രിട്ടീഷുകാര്‍ക്ക് അടിച്ചമര്‍ത്താന്‍ കഴിയാത്ത അത്ര രീതിയിലുള്ള ശക്തിയാവും. ആയിരക്കണക്കിന് വര്‍ഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇന്ത്യന്‍ സംസ്കാരത്തെ ഇല്ലാതാക്കി പകരം പാശ്ചാത്യ സംസ്കാരം നടപ്പിലാക്കണമെന്ന് company ഭരണാധികാരികളോട് പറഞ്ഞു ട്ടോ. അങ്ങനെ ഇന്ത്യന്‍ ജനത ജനമനസുകളില്‍ ശക്തമായി ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. പിന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ ഈ വിപ്ലവത്തിന് തന്നെ കാരണം ഇതാണ്. രണ്ടു വിഭാഗക്കാര് ഒന്നിച്ചു നിന്നപ്പോ വന്‍ശക്തിയായി. അപ്പൊ അത് ഒരു വിപ്ലവത്തിന് യുദ്ധത്തില്‍ നിന്നും മാറി ആ വിപ്ലവത്തിലേക്ക് നയിച്ചു. നിനക്കെങ്ങനെ ഇതിന്‍റെ കാരണങ്ങള്‍ അറിയോ?

വിപ്ലവത്തിന്‍റെ ഫലായിട്ട് ഈ ഈ അമിത നികുതി ചുമത്തിയില്ലേ? ദ്രോഹപരമായ പരിഷ് പരിഷ്കാരങ്ങള്‍ നടപ്പി ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തി നാലില്‍ ഡല്‍ഹൗസി ഇന്‍ഡ്യ വിടുമ്പോഴേക്കും ഇന്ത്യന്‍ ജനതയുടെ പുതുബോധം അസ്വസ്ഥജനകീയമായി കഴിഞ്ഞിരുന്നു.

പ്രതിഷേധം വിപ്ലവ വിപ്ലവ രൂപമാര്‍ജ്ജിക്കുകയും അത് ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തിയേഴിലെ ജനകീയ വിപ്ലവം എന്ന പേരില്‍ അറിയപ്പെടുകയും ചെയ്തു. രാജ്യത്തിന്‍റെ വിവിധ ഭാഗങ്ങളില്‍ company മേധാവിത്വത്തിനെതിരെ ഉയര്‍ന്നു വന്ന ചെറിയ കലാപങ്ങളുടെ വിസ്ഫോടനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തിയേഴില് കണ്ടത്. Company സൈന്യത്തിലെ ഇന്ത്യന്‍ വംശജരായ ശിപായിമാര്‍ എന്നറിയപ്പെടുന്ന ഒരു സൈന്യക്കാര്‍ കലാപം ആരംഭിച്ചതെങ്കിലും തുടര്‍ന്നു ആയിരക്കണക്കിന് കര്‍ഷകരും, അതുപോലെ തന്നെ തൊഴിലാളികളും മറ്റും

ആഹ് ആഹ് ഒരു വല്യ വല്യ ഒരു വിപ്ലവമായിരുന്നു. കേരളത്തിലുണ്ടായ ഒരു സംഭവം ആണ് നമ്മടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി യെട്ടിലെ അതറിയോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട്. അത് നമ്മള് അത് വരെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് വരെ രാജ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം ആയിരുന്നു. company യുടെ ഭരണം. ഈ അമ്പത്തിയെട്ടില് രാജഭരണം ആയി. അത്

ആഹ് company യുടെ ഭരണം എടുത്ത് കളഞ്ഞിട്ട് രാജ്ഞി ആയിരുന്നു ഭരിച്ചിരുന്നത്. ആഹ് ഇതില് നമ്മുടെ company അല്ല രാജ്ഞി ഒരു secretary യെ നിര്‍മ്മിച്ചിരുന്നു secretary.

director ഉടെ കീഴില് പതിനഞ്ച് അംഗ സംഖ്യയുണ്ടായിരുന്നു. പതിനഞ്ച് അംഗ ആള്‍ക്കാരുണ്ടായിരുന്നു സംഘം. ഈ director ഓട് അല്ല ഈ സംഘത്തോട്

ഈ പ്രത്യേക അവകാശം ഉണ്ടായിരുന്നു നമ്മടെ director ക്ക്. പിന്നെ രാജ്ഞിക്ക് ഈ governor എയും, president ഇനെയൊക്കെയും നേരിട്ട് നിയമിക്കാനുള്ള അധികാരം വരെയുണ്ടായിരുന്നു അന്നത്തെ രാജ്ഞിക്ക്. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയന്നറിയുവോ? തിരുവനന്തപുരത്ത് ചേമ്പഴന്തി ഗ്രാമത്തില് ഒരു സാധാരണ ഈഴവ കുടുംബത്തില്‍ ജനിച്ച് സാധാരണ കുടുംബത്തില്‍ ജനിച്ച് ശ്രീനാരായണഗുരു